ആഹ് ഞാവടെ കടേലായിരുന്നു. കൊറച്ച് ഫ്രൂട്ട്സ് വാങ്ങാവ്വേണ്ടി വന്ന ആഹ് എഹ് ഏത് കടേലാണ് എവടേണ് നാട്ടിലന്നെ? ഏത് കടേക്ക് ബൾക്കായിട്ടെടുക്കാണോ അതോ?

ആഹ് ആഹ്. ആഹ് ഞാന് നമ്മള് രണ്ടീസം കഴിഞ്ഞ് ഏഹ് കൊറച്ചാപ്പിള് കൊണ്ടന്നിരുന്നു ജമ്മു കാശ്‌മീര് പോയ് വന്നീന്ന്. അവടൊക്കെന്താന്നെച്ചാല് ഓ ഫ്രഷന്നെ. അതേപോലെത്തന്നിമ്മള് ഇപ്പൂട്ടീപ്പോയാ നല്ല കേക്കന്നെ ഫ്രഷ് കിട്ടും.

ഇവടെന്താന്നെച്ചാല് നമ്മടെ ഈ ഇവടെ ഏഹ് ജമ്മൂലൊക്കാണെന്നെച്ചാല് കൃത്യായിട്ട് ഈ മഞ്ഞും കൂടിയിള്ളകൊണ്ടേ കറക്റ്റയിന്റാ ഒരു പ്രകൃത്യായോണ്ട് തന്നെ മുത്ത് നമ്മളിങ്ങനെ കാണുമ്പ അത്ഭുതപ്പെടേ. ഇവടെക്കെയമ്മള് എന്ത് മാരി

എലമങ്ങനെ തൂങ്ങീക്കണ കണ്ടാ ഇമ്മക്ക് നല്ല അ അ അ ഇതായിട്ട് തോന്നും. പിന്നതേ പോലെ നമ്മള് എന്താണ് അവടെ ഈ ക ഏഹ് ഇവടെ ക്യാരറ്റ് ച്ചാ. ക്യാരറ്റിനെ കണ്ടാ ഒരു ബൾക്കായിട്ടിങ്ങനെ നമ്മളിങ്ങനെടുക്കലാണ്. എത്രുപ്പയാ? ഏഹ് ഇരുവറുപ്പ്യ. അവടക്കിങ്ങനെ ഏഹ് ചെന്നാ ഇവടങ്ങനെ തന്നെ

അല്ല അപ്പയിതൊക്കെ സാധാരണ വളരണ സ്ഥലങ്ങള്ന്ന് നമുക്ക് ഫ്രഷായിട്ട്ള്ള സാനം കിട്ടുംന്നിള്ളതന്നേണ് ശെരിക്ക് സത്യം പറഞ്ഞാ ഇപ്പ നടന്നോണ്ടിരിക്ക്ന്നത്. എച്ചാ നേരെ മറിച്ചിപ്പമ്മള് എഹ് മറ്റൊരു ഫ്രൂട്ട്സായിട്ട് വത്തക്കേടെ കാര്യെടുത്തോക്കാണെന്ന്.

ആഹ് വലിയ ഏഹ് രീതീലൊള്ളൊര് മാഫിയന്നെ ഈ ഇതുപോല്ള്ള പച്ചക്കറികള്ടേം ഈ ഈ കൃഷികള്ടെയൊക്കെ പിന്നില് നടന്നോണ്ടിരിക്ക്ണ്ട്. ഏഹ്. അഹ് ഇവടൊക്കെന്താന്ന് വെച്ചാ ഞമ്മള് ഈ അഹ് ഫ്രഷും മറ്റതും കഴിച്ചമ്മക്ക് അറിയും സിമ്പിളായിട്ടറിയും. കാരണെന്താച്ചാല് ഫ്രഷ് കയിച്ചയിന്റതായൊരു ആ ഒരു അനുഭൂതീല് നമ്മള് കഴിക്കാൻ പറ്റും. അത്രയും ഫ്രഷായൊണ്ട് തന്നെ അവര് എഹ് മരത്ത്മ്മേന്നെ പൊട്ടിച്ച് തിന്നുമ്പ

ഓ ഓരോ പുഴു വരലും ഇതൊക്കാവും. നേരെ മറിച്ച് കൃഷി ചെയ്യുന്ന സ്ഥലത്ത്ന്നന്നെ വാങ്ങാന്നിള്ളതാണ് വേറൊരു കാര്യന്നെച്ചാല്. അതെന്തൊക്കെ പച്ചക്കറികളുടേയും പഴവർഗ്ഗങ്ങള്ടേക്കെ അതെയതെ. ഇതൊക്കെ പച്ചക്കറികള്ടേം പഴവർഗ്ഗത്തിന്റേം വിഷയത്തിലാ. ഇഞ്ഞീപ്പെ നേരെ മറിച്ച് നമ്മടേറ്റോം വലിയ ഏഹ് പ്രാധാന്യ ഭക്ഷണമായിട്ടിള്ള അമ്മളെ അരി വർഗ്ഗം തന്നായിക്കോട്ടിപ്പൊ നെല്ലറ വിഷയത്തിലൊക്കെ നോക്കാണെന്ന്ണ്ടെങ്കി നെല്ലിലൊക്കെ വലിയ രീതീല്ള്ള ഏകദേശം ഏഹ് നമ്മടെ തമിഴ് നാട് ഇത് പോലത്തെ സംസ്ഥാനങ്ങളിലൊക്കെ ഏക്കറ് കണക്കിന് നെൽക്കൃഷിയാണ് എന്ന്ണ്ടെങ്കില് ഇപ്പൊ ഡ്രോൺ സിസ്റ്റം വന്ന്‌ട്ട്ണ്ട്. ഡ്രോൺ സിസ്റ്റത്തിലോട്ട് കീടനാശിനിയടിച്ചിട്ട് എന്താ പറയാ ഏഹ് പുഴുക്കള് വരാത്ത രീതീല്ള്ള

അതിലൂടൊക്കെ പല രോഗങ്ങളും വരാൻ സാ ക്യാൻസർ പോലൊള്ള വലിയ വലിയ മാരക രോഗങ്ങള് വരേം വരാൻ സാധ്യതിണ്ട്ന്ന്ള്ളതന്നേണ് ഏറ്റോം വല്യ വാസ്തവം. അപ്പൊ കൃഷികളില് കീടനാശിനി ഉപയോഗിക്കാന്നിള്ളതേറ്റോം വലിയ പ്രശ്നം തന്നേന്ന്. ഈ കീടനാശിനീന്റെ പേരിലാണേകദേശം കാസർഗോഡ്

നമുക്ക് ദയാഭായിനമുക്കറിയാം. അപ്പൊ ഏഹ് കാസർഗോഡ് ജില്ലകളില് കൃഷിയിടങ്ങളിലടിക്കുന്ന ഏഹ് കീടനാശിനി കാരണം വിദ്യ കുട്ടികൾക്കെൻഡോസൽഫാൻ വന്ന്ട്ട്ള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഇതീന്ന് വരണതാണ്. ഇതൊക്കെ കൃഷീനെക്കുറിച്ച് സംസാരിക്കുമ്പോ തീർത്തും പറയേണ്ട കാര്യങ്ങളന്നേണ്. അപ്പൊ

എൻഡോസൾഫാന്റെ പ്രശ്നങ്ങളൊക്കെ. ഏഹ് വ് ഏഹ് ഒരുപാട് വലിയ വലിയ ബുദ്ധിമുട്ടുകള് ഏഹ് അനുഭവിച്ചോണ്ടാണ് അവടത്തെ കാസർഗോഡ് ജില്ലയിലെ ആ നാട്ട്മ്പൊറത്ത്ള്ള ആളുകള് കൃഷിയിടത്തിന്റടുത്ത്ള്ള നാട്ട് ആളുകള് ജീവിച്ചോണ്ടിരിക്ക്ന്നതിനെതിരെ വലിയ വലിയ പോരാട്ടങ്ങളൊക്കെ നേ നേമസഭയ്ക്ക് പൊറത്തും അകത്തൊക്കെ നടക്ക്ന്ന്ണ്ടെങ്കിലും കൃഷിയെക്കുറിച്ച് പറയുമ്പൊ നമ്മുടെ കീടനാശിനിയെക്കുറിച്ച ചർച്ച ചെയ്യലത്രേം അത്യാവശ്യാണെന്ന് തോന്നുന്നു.

പക്ഷെ നേരേമറിച്ച് നോക്കുകാണെന്നുണ്ടെങ്കില് നമ്മടെ വീടുകളിലും ചെറിയ ചെറിയ രീതീലൊക്കെ ഇതുപോലുള്ള കീടനാശിനികൾ ഉപയോഗിക്കലുണ്ട്ന്നുള്ള ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അപ്പൊ എന്റെ വീട്ടിലൊക്കെ നോക്കുകാണെങ്കി എന്റെ ഉമ്മ കൃഷി ചെയ്യുന്ന ഒര് ഏഹ് ഒരു സ്ത്രീയാണപ്പോ

ചെറിയ ചെറിയ രീതീലുള്ളതൊക്കെ നമ്മടെ ഏഹ് ശരീരത്തിനത്ര വലിയ ദോഷകരായിരിക്കുംന്ന് തോന്നുന്നില്ല. കാരണം എന്താച്ചാല് അത് അതിന് ശേഷം നമ്മള് ചൂടാക്കി ഭക്ഷണം കഴിച്ചാലും മതിയാവും. പക്ഷെ വലിയ വലിയ രീതീലുള്ള കീടനാശിനികളടിക്കുമ്പോ തീർത്തും നമ്മടെ ശരീരത്തിനതേറ്റവും വലിയ എന്താ പറയാ ഡെയിഞ്ചറസ് രീതിയിലൂടെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലേക്കത് കടന്ന് ചെല്ലുന്നുണ്ടാവ, അതിൽനിന്ന് പല പല രോഗങ്ങൾ ഇണ്ടാവുംന്നുള്ളതിന് യാതൊരു വിധ സംശയങ്ങളും ഇല്ല. അൾസർ പോലുള്ള പല പല മാരകമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഇതിൽ നിന്ന് ഇണ്ടാവുംന്നുള്ളതെന്നെയാണ്.

പിന്നേ ആഹ് അതെ അതെ അതെ. എന്തായാലും ഏഹ് നമ്മടെ നാടിനെയൊക്കെ ദൈവം കാത്ത് രക്ഷിക്കട്ടെ. ആഹ് അതെ അതെ, ആഹ് ഓക്കെ ഓക്കെ.